നടപടി എടുക്കേണ്ടതും ഭക്ഷ്യസുരക്ഷയുടെ ഉത്തരവാദിത്യം ഏറ്റെടുക്കേണ്ടതും സംസ്ഥാന ആരോഗ്യവകുപ്പാണ്. food safety commissioner ടെ കീഴിൽ എല്ലാ ജില്ലകളും പ്രേത്യേക വിഭാഗം പ്രവർത്തിക്കേണ്ടതായിട്ട് ഉണ്ട്. സംസ്ഥാനങ്ങളുടെ sample എടുത്ത് അല്ല സാധനങ്ങളുടെ sample എടുത്ത് പരിശോധന പരിശോധിക്കുന്നത് കാര്യക്ഷേമമായ laboratry കൾ സ്ഥാപിക്കണം. ഭക്ഷ്യവസ്തുക്കളുടെ ഉല്പാദന രംഗം മുതൽ ഉപഭോക്താവിന്‍റെ കൈയിൽ എത്തുന്നതുവരെ ഉള്ള വിവിധ ഘട്ടങ്ങളിൽ പരിശോധന ഉണ്ടാവണം. വിപണിയിൽ എത്തിയതിനു ശേഷം മാത്രം sample എടുക്കുന്ന രീതി മാറ്റണം.

സമ്പുർണമായി നടപ്പാകുന്നതോടെ ഇന്ത്യന്‍ വിപണി സംശുദ്ധമാകും എന്ന് നമുക്ക് പ്രേതീക്ഷിക്കാം. ആയിരത്തിതൊള്ളായിരത്തി അമ്പത്തിനാല്~ ലെ provision of food accelaration act ലെ പോരായ്മകൾ ഇതോടെ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് ആശിക്കാം. ഉപവോക്താവായ നമ്മൾ ഓരോരുത്തരും വിചാരിക്കാതെ മായം ചേർക്കൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. നിശ്ചിത നിലവാരം ഉള്ള സാധനം മാത്രമേ വാങ്ങു എന്ന് ശഠിക്കണം. ഭക്ഷ്യവസ്തുക്കളിലെ മായത്തെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. മായം ചേർക്കൽ ശ്രെദ്ധയിൽ പെട്ടാൽ അധികാരികളെ വിവരം അറിയിക്കാൻ ആരും മടി കാണിക്കരുത്. ഒരു സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതത്വവും, പോഷകസന്തുഷ്ടമായ ആഹാരം ലഭ്യമാക്കുകയും അത് നേടാൻ ആവശ്യമായ സാഹചര്യം എല്ലാവര്‍ക്കും ഉണ്ടാകുവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷാ. ഏതൊരു കുടുംബത്തിന്‍~ പട്ടിണിയും വിശപ്പും ഭീഷണിയും സൃഷ്ടിക്കാത്ത സ്ഥിതിയിൽ ആണ് ഭക്ഷ്യസുരക്ഷ മൂലം സജ്ജമാകുന്നത്. ലോകത്തെ ഒരു വിഭാഗം ജനങ്ങൾ

UN agency ആയ food and agriculture organisation അമേരിക്കയിലെ കൃഷി വകുപ്പ് എന്നിവയുടെ നിർവ്വചനങ്ങൾ ആണ് കൂടുതൽ അംഗീകാരം നേടിയിട്ടുള്ളവ ആരോഗ്യം ഉർജ്ജസ്വലവുമായ ജീവിതത്തിനാവി~ ജീവിതത്തിനായി സുരക്ഷിത ത്വവും പോഷകസന്തുഷ്ട്ടമായ ആഹാരം എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും ആവശ്യത്തിന് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തക്ക നിലയിൽ ഭൌതികവും സാമൂഹികവും സാമ്പത്തികവുമായി അവ ആർജ്ജിക്കാൻ ഉള്ള ശേഷി നിലനിൽക്കുമ്പോൾ ആണ് ഒരു ഭക്ഷ്യസുരക്ഷാ ഉണ്ടാകുന്നതെന്ന് FAO വ്യക്തമാക്കുന്നു. UFDA യുടെ നിർവ്വചനപ്രകാരം ഒരു കുടുംബത്തിന്‍റെ ഭക്ഷ്യസുരക്ഷ കൊണ്ട് അതിലെ എല്ലാ അംഗങ്ങൾക്കെല്ലാം ഏതു കാലത്തും ആരോഗ്യവും ഉർജ്ജസ്വലവുമായ ജീവിതത്തിനായി ആവിശ്യത്തിന് ആഹാരം നേടാന്‍ കഴിയുന്ന അവസ്ഥയാ~ ന്നാ അർത്ഥമാക്കുന്നത്. അഹ് സുരക്ഷിതത്വവും പോഷകസമ്പുഷ്ടമായ ആഹാരത്തിന്‍റെ ലഭ്യതയും സമൂഹത്തിന് സ്വീകാര്യം ആയ വിധത്തിൽ മോഷണം തുടങ്ങിയ മാര്‍ഗ്ഗങ്ങളിലൂടെ അല്ലാതെ അവ ആർജ്ജിക്കാൻ കഴിയ~ കഴിയും ഭക്ഷ്യസുരക്ഷയിൽ പ്രാഥമികമായി വേണ്ടയവയാണ്. ഇതാണ് എനിക്ക് ഭക്ഷ്യസുരക്ഷയെ കുറിച്ച് പറയാൻ ഉള്ളത്. നന്ദി നമസ്കാരം.

മുസ്ലിം ഉമ്മത്തിന് വരേണ്ടതുണ്ട് പല ആളുകൾക്കും അത് ഇല്ലാന്ന് ഉള്ളതാ കാരണം നമ്മള് പുണ്യ സ്ഥലങ്ങളെ സംബന്ധിച്ച് നമ്മള് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നമ്മുടെ മനസിലേക്ക് വരുന്ന ചിത്രം മക്കയും മദീനയാണ് മക്കയും മദീനയുടെ ചിത്രം മാത്രം ആണ് മനസിലേക്ക് വരുന്നത് അക്സയെ സംബന്ധിച്ച് പ്രത്യേകം ഒരാള് ഉണർത്തുന്ന സന്ദർഭത്തിൽ മാത്രാണ് പലരും അതിനെ സംബന്ധിച്ചു ഓർക്കുന്നത് ഇപ്പൊ മക്കയോടും മദീനയോടും നമുക്ക് ഉള്ള ഒരു വൈകാരിക ബന്ധം Masjid ഉൽ അക്‌സയുമായിട്ട് ഉ ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന് ഉള്ളത് നമ്മള് നമ്മള് സംശയിക്കേണ്ടതുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ ഉള്ള പൊതു ജനങ്ങളുടെ അക്ജതയാണ് അതിന് ഏറ്റവും വലിയ വലിയ തെളിവ് അതായത് Masjid ഉൽ മക്കയുടേയും മദീനയുടെയും ചരിത്രം എല്ലാം വളരെ കൃത്യായിട്ട് മനസിലാക്കിയ പല ആളുകളും

ഈമാന്റെ ഭാഗം കൂടെയാണ് അതിനുള്ള ഒരു ചെറിയ ശ്രമം മാത്രം ആണ് ഇത് അല്ലാഹ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ട് സംസാരിക്കാൻ ആണ് ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് പ്രവാചക സ്വല്ലള്ളാഹി അലൈഹി വസ്സലമയ്‌ക്ക് മുൻപ് ഉള്ള Masjid ഉൽ അക്സയുടെ ചരിത്രം

സംശുപ്തമായിട്ടുള്ള രൂപത്തിൽ പരാമർശിക്കാനുള്ള ശ്രമം ആണ് അള്ളാഹു സുബ്ഹാനഉ വതല അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുറാനിൽ ഒരു സ്ഥലത്താണ് അത് പേരെടുത്തുകൊണ്ട് ആ ഒരു ആ ഒരു പള്ളി അതായത് Masjid ഉൽ അക്സ എന്നുള്ള പേരെടുത്തു കൊണ്ട് അള്ളാഹു സുബ്‌ഹാനഉ വതാല സൂചിപ്പിക്കുന്നത് അത് നേ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു പദം അതായത് സൂറത്തുൽ ഇസ്രാഈൽന്റെ ആദ്യത്തെ വചനത്തിൽ അള്ളാഹു സുബ്‌ഹാനഉ വതാല പേരെടുത്തു കൊണ്ട് തന്നെ ആഹ് Masjid ഉൽ അക്സയെ സംബന്ധിച്ച് പറയുന്നുണ്ട് പിന്നീട് ബാക്കി ഉള്ള സ്ഥലത്തെല്ലാം അള്ളാഹു സുബ്‌ഹാനഉ വതാല ഈ ഒരു വിശുദ്ധ ഭൂമിയെ സംബന്ധിച്ച് പറയാൻ വേണ്ടി രണ്ട്‌ പദങ്ങളാണ് ഉപയോഗിച്ചതായിട്ട് നമ്മള് കാണുക ഒന്ന് അല്ലെങ്കിൽ എന്നുള്ള പദം രണ്ടാമതായിട്ട് അള്ളാഹു സുബ്‌ഹാനഉ വതാ ല അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം എന്നുള്ള പദം ആണ് പരിശുദ്ധ ഖുറാനിൽ അഞ്ചോ ആറോ വചനങ്ങളിൽ അള്ളാഹു സുബ്‌ഹാനഉ വതാല ഈ ഒരു വിശേഷണങ്ങളെ ചേർത്ത് ആഹ് പ്രദേശത്തെ വിവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് സൂറത്തുൽ ഇസ്രാഈൽന്റെ ആദ്യത്തെ വചനത്തിൽ Masjid Masjid അവിടെ എന്ന പദമാണ് അള്ളാഹു സുബ്‌ഹാനഉ വതാല ഉപയോഗിച്ചത് അള്ളാഹു സുബ്‌ഹാനഉ വതാല ആ Masjid ഉൽ അക്സയുടെ പരിസരം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു എന്നാണ് ആയത്തിൽ പറയുന്നത് നമ്മൾ ചിന്തിച്ച് നോക്ക് അതായത് അതിന്റെ പരിസരം പോലും അള്ളാഹു സുബ്‌ഹാനഉ വതാല അനുഗ്രഹീതമാക്കിയിട്ടുണ്ടെങ്കിൽ അക്സയുടെ അനുഗ്രഹം എത്രയായിരിക്കും അള്ളാഹ് ഇപ്പൊ ഈ വീണ്ടും നമ്മള് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുറാനിൽ ലൂത്ത് നബിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അംബിയാഇന്റെ എഴുപത്തി ഒന്നാം വചനത്തിൽ അള്ളാഹു സുബ്‌ഹാനഉ വതാല പറഞ്ഞു ലോകർക്ക് വേണ്ടി അനുഗ്രഹീതമാക്കപ്പെട്ട പ്രദേശത്തേക്ക് അദ്ദേഹത്തെയും അതായത് ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ലൂത്തിനെയും ഞാൻ രക്ഷപ്പെടുത്തി അള്ളാഹ് അപ്പൊ അവിടെ ഈ രണ്ട് പ്രവാചകന്മാരെ അതായത് ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയയും ആഹ് ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി അള്ളാഹു സുബ്‌ഹാനഉ വതാല പറയുന്നതായിട്ടാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചടുത്തോളം ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമിക്കപ്പെട്ട കഅബയാണ് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലം പക്ഷെ ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് നിർമിച്ചു അതിനു ശേഷം പ്രവാചക സ്വല്ലള്ളാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് ആ ഒരു പ്രദേശം അറബികൾക്കിടയിൽ മാത്രം പരിമിതമായിരുന്നു അതായത് അതിന്റെ വിശുദ്ധിയെ സംബന്ധിച്ച് മനസിലാക്കിയത് ആ പ്രദേശത്തുള്ള ആളുകൾ മാത്രമാണ് ലോകത്തെ സംബന്ധിച്ചെടുത്ത് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ആഹ് ഒരു സ്ഥലത്തിന്റെ വിശുദ്ധി അവർക്ക് അറിയില്ലായിരുന്നു പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് വരെ പക്ഷെ അതെ സന്ദർഭത്തിൽ നമ്മൾ Masjid ഉൽ അക്സയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ പ്രവാചകന്മാരാലും അള്ളാഹു സുബ്‌ഹാനഉ വതാല വിശുദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദിസ് അതായത് Masjid ഉൽ അക്സ എന്നുള്ളത് മനോഹരമായിട്ടുള്ള ഇബിനു ഖൈമ റഹിമഉല്ലാഹ് അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവന നമ്മള് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്ക വിശുദ്ധമാക്കി പ്രവാചക സ്വല്ലള്ളാഹു അലൈഹി വസല്ലം മദീനയും വിശുദ്ധമാക്കി അള്ളാഹു സുബ്‌ഹാനഉ വതാല സ്വയം Masjid ഉൽ അക്സയെ വിശുദ്ധപ്പെടുത്തി അള്ളാഹ് മനോഹരമായിട്ടുള്ള പ്രസ്താവന അതെന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മള് മനസിലാക്കണം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന അദ്ദേഹം ആ ഒര് ആ ഏർ ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമിച്ചതിന് ശേഷാണ് അത് വിശുദ്ധായത് അതേപോലെ തന്നെ നബി സ്വല്ലള്ളാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി അവിടെ പ്രവാചകൻ വിശുദ്ധപ്പെടുത്തിയതിന് ശേഷമാണ് ആ ഒരു പ്രദേശം വിശുദ്ധമാക്കിയത് പക്ഷെ അതെ സന്ദർഭത്തിൽ Masjid ഉൽ അക്സ അത് വിശുദ്ധമായ അള്ളാഹു സുബ്‌ഹാനഉ വതാല അതിനെ നേരിട്ട് വിശുദ്ധപ്പെടുത്തി എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് അള്ളാഹ് അതേപോലെ തന്നെ ഈ ആയതുമായിട്ട് ചേർത്ത് നമ്മൾ മനസിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബ്‌ഹാനഉ വതാല ആയത്ത് അവസാനിപ്പിക്കുന്നത്

ഒരേ ഒരു സ്ഥലമാണ് ജെറുസലേം അല്ലെങ്കിൽ Masjid ഉൽ അക്സ സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം അവിടെ നമ്മള് പോയാല് ജൂതന്മാരെ കാണാൻ സാധിക്കും കാരണം അവരുടെ വിശുദ്ധ പ്രദേശാണ് അതേപോലെ തന്നെ മുസ്ലിങ്ങളെ അതെ സ്ഥല സ്ഥലത്ത് വിശുദ്ധ വിശുദ്ധമായിട്ട് കണ്ട് അവിടെ സന്ദർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ക്രൈസ്തവരായിട്ടുള്ള ആളുകളും അവിടെ സന്ദർശിക്കാൻ സാധിക്കു സന്ദർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഭൂമിയിൽ മറ്റൊരു സ്ഥലവും ഇതേ രൂപത്തിൽ ഇതേ രൂപത്തിൽ വിശുദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലം ഇല്ലാന്ന് ഉള്ളത് അല്ലാഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ആയത്തിൽ അള്ളാഹു സുബ്‌ഹാനഉ വതാല പരാമർശം എന്നുള്ള ആ ഒരു പരാമർശം എല്ലാ അർത്ഥത്തിലും വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ പരിശുദ്ധ ഖുറാൻ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അള്ളാഹു സുബ്‌ഹാനഉ വതാല അതേ സൂറത്തിൽ സൂറത്തുൽ അംബിയാഇന്റെ എമ്പത്തി ഒന്നാമത്തെ വചനത്തിൽ സുലൈമാന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാറ്റിനെ നാം കീഴ്‌പ്പെടുത്തി കൊടുത്തു എന്തിന് സൂറത്തുൽ അംബിയാഇന്റെ എമ്പതി ഒന്നാമത്തെ വചനം നാം അനുഗ്രഹിക്കപ്പെട്ട പ്രദേശത്തേക്ക് സഞ്ച സഞ്ചരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കാറ്റിനെ കീഴ്‌പ്പെടുത്തി എന്നാണ് പറയുന്നത് അവിടെയും അള്ളാഹു സുബ്‌ഹാനഉ വതാല ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച പദം എന്നുള്ളതാണ് എന്നുള്ള പദം അവിടെയും ചേർത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് അതെ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ എന്നുള്ള പദം അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാവിലൂടെയാണ് പുറത്തു വരുന്നത് Masjid ഉൽ അക്സയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ മാഇതയുടെ ഇരുപത്തി ഒന്നാം വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പവിത്ര ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുക അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്നത് അല്ലാഹ്‌ അത് നമ്മള് പിന്നീട് സൂചിപ്പിക്കും ഇപ്പൊ ചുരുക്കത്തിൽ അള്ളാഹു സുബ്‌ഹാനഉ വതാല പരിശുദ്ധ ഖുറാനിൽ ഈ ഒരു ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അനുഗ്രഹീതമായിട്ടുള്ള ഭൂമി അല്ലെങ്കിൽ വിശുദ്ധ ഭൂമിയെന്നുള്ള ഈ രണ്ട് രൂപത്തിൽ അള്ളാഹു സുബ്‌ഹാനഉ വതാല ആ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും

അതിനിടയിൽ എത്രത്തെ എത്ര വ വർഷത്തെ വിടവ് ഉണ്ടായിരുന്നു എത്ര വർഷത്തെ Gap ഉണ്ടായിരുന്നു അപ്പൊ നബി സ്വല്ലള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞു നാപ്പത് വർഷം അപ്പോ നാപ്പത് വർഷത്തെ ഒര് കാലയളവിന് ഇടയിലാണ് ഈ രണ്ട് ഭവനങ്ങളും സ്ഥാപിക്കപ്പെട്ടത് പൊ ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആണ് ഈ ഒരു ഈ രണ്ട് ഭവനങ്ങളും സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പ്രഭല ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അതേ സന്ദർഭത്തിൽ ചെറിയ ന്യൂനപക്ഷം പ്രഗൽഭരായിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ മറ്റൊരു അഭിപ്രായവും പറയുന്നുന്നതായിട്ട് കാണാൻ സാധിക്കും അത് നമ്മള് സാന്ദർഭികമായിട്ട് മനസിലാക്കിയിരിക്കേണ്ടതുണ്ട് അവരുടെ അഭിപ്രായ പ്രകാരം ഈ രണ്ട് ഭവനങ്ങളും മലക്കുകളാണ് പണിത് പണിതത് ഭൂമിയിൽ മലക്കുകൾ വന്നിട്ടാണ് ഇത് രണ്ടും സ്ഥാപിക്കപ്പെട്ടത് പിന്നീട് ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ആ ഒരു മഹാപ്രളയം വന്ന സന്ദർഭത്തിൽ അത് തകരുകയും പിന്നീട് അത് പുനർ നിർമിക്കാൻ വേണ്ടി അള്ളാഹു സുബ്‌ഹാനഉ വതാല ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കല്പിക്കപ്പെട്ടു എന്നാണ് പ്രഗൽഭരായിട്ടുള്ള ചില പണ്ഡിതന്മാർ ഇബിനു റഹിമു അതുപോലെ തന്നെ ഇമാം ഇബിനു ഹജറുൽ അദ്ദേഹത്തെ പോലെയുള്ള രണ്ട് പ്രഗൽഭരായിട്ടുള്ള പണ്ഡിതന്മാർ ഈ ഒരു അഭിപ്രായത്തെയാണ് അവര് പിന്താങ്ങുന്നത് അതിന് തെളിവായിട്ട് പറയുന്നത് ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കഅബയെ കഅബ നിർമിക്കാനുള്ള കൽപ്പന പറയുന്നതായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മള് പരിശോധിക്കുന്ന ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയുടെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ ഇബ്രാഹീമു അവിടെ എന്നുള്ള പദമാണ് അള്ളാഹു ൻ ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമിച്ചു എന്നല്ല മറിച്ച് അത് ഉയർത്തി അതിന്റെ ആ ഉയർത്തി എന്നാണ് പറയുന്നത് അപ്പൊ Foundation already അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവര് വാധിക്കുന്നത് അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലും ഇതേ കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ നാ നമുക്ക് ഞാ ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഅബയെ നാ കഅബ നിർമിക്കാനുള്ള സ്ഥലം ഞാൻ നിർണയിച്ചു കൊടുത്തു എന്നാണ് അവിടെയും പറയുന്നത് അപ്പൊ അവരുടെ അഭിപ്രായ പ്രകാരം അത്

ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നമുക്കറിയ അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഇസ്മാഈൽ അതേപോലെ തന്നെ ഇസ്ഹാഖ് അതിൽ ഇസ്ഹാഖിന്റെ മകനായിട്ടുള്ള യാഖൂബ് ആ യാഖൂബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത് അത് നമ്മള് കൃത്യായിട്ട് മനസിലാക്കിയിരിക്കണം എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് ആ പേരിന്റെ ഉത്ഭവമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് മനസിലാക്കേണ്ടത് ഉണ്ട് അപ്പൊ ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ ഇസ്ഹാഖിന്റെ മകനായിട്ടുള്ള യാഖൂബ് ആണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചതിന്റെ പിന്നിൽ രസകരമായിട്ടുള്ള ഒരു കഥ നമുക്ക് ബൈബിൾ കാണാൻ സാധിക്കും നമ്മള് ആ കഥ വായിക്കാണ് എന്ന് പറയേണ്ടി വരും അത്രയും വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ബൈബിൾ കാണാൻ സാധിക്കുന്നത് എന്താണ് വെച്ചാൽ ഒരിക്കൽ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു വഴിയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ദൈവം മനുഷ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പൊ വഴിയിൽ വെച്ച് ദൈവത്തെ കണ്ടു മുട്ടുന്നു അവസാനം അവര് തമ്മിൽ പരസ്പരം ഗുസ്തിയായി പരസ്പരം മൽപ്പിടിതായിട്ട് ഏർ അവര് തമ്മില് പരസ്പരം അടിയായി

അപ്പൊ ദൈവം പാറയാണ് ദൈവം പറഞ്ഞു ഇനി നി ഇനി നിന്റെ പേര് യാഖൂബ് എന്നല്ല മറിച്ച് ഇസ്രായേൽ എന്നായിരിക്കും കാരണം നീ ദൈവത്തോടും മനുഷ്യനോടും പൊരുതി ജയിച്ചിരിക്കുന്നു ഇതാണ് ബൈബിളിൽ ഏർ എഴുതപ്പെട്ടതായിട്ട് നമ്മൾ കാണുക കൃത്യായിട്ട് ഏർ നമുക്കറിയ ബൈബിളിൽ ഇതേ രൂപത്തിലുള്ള കൈകടത്തലുകൾ ഏറ്റവും നല്ല തെളിവാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത് മുതലുള്ള വചനങ്ങളിലാണ് ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുക പിന്നീട് യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കു അദ്ദേഹത്തിന് പന്ത്രണ്ട് മക്കളായിരുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ പന്ത്രണ്ട് മക്കളുടെ ഗോത്രങ്ങളാണ് ബനൂ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടത് പ്രത്യേകം നമ്മള് മനസിലാക്കണം യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പന്ത്രണ്ട് മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ബനൂ ഇസ്രായേൽ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് അപ്പൊ ഈ പന്ത്രണ്ടിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഗോത്രം അത് യൂതകളുടെ യൂത എന്നറിയപ്പെടുന്ന ആളുടെ ഗോത്രമായിരുന്നു അയാളുടെ ആ ഗോത്ര തലവന്റെ പേരാണ് യൂത അപ്പൊ ആ യൂതയുടെ ഗോത്രക്കാര് മറ്റുള്ള ആളുകളിൽ നിന്നും തങ്ങളെ വേർതിരിച്ച് അറിയാൻ വേണ്ടി അവര് സ്വയം യൂതന്മാർ എന്ന് വിളിച്ചു അവര് സ്വയം അവരെ വിളിച്ചത് യൂതന്മാർ എന്നാണ് ആഹ് പദത്തിൽ നിന്നാണ് പിന്നീട് ജൂതൻ അല്ലെങ്കിൽ Judaism എന്നുള്ള പദം ഉണ്ടാവുന്നത് അതായത് ജൂതന്മാർ എന്നുള്ള പദം അത് യഥാർത്ഥത്തിൽ അത് നമ്മള് ഇപ്പൊ ബൈബിൾ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല മറിച്ച് ഇതാണ് അതിന്റെ ആ പദത്തിന്റെ ഉത്ഭവത്തിന് പിന്നിലുള്ള ചരിത്രം ആ ഗോത്രക്കാര് സ്വയം വിളിച്ച ആ പേരാണ് പിന്നീട് ജൂതന്മാർ എന്നുള്ള പേരിന്റെ ഉത്ഭവത്തിന്റെ പിന്നിൽ അപ്പൊ അതാണ് നമ്മള് അതുമായിട്ട് ചേർത്ത് മനസിലാക്കേണ്ടത് പിന്നീട് നമുക്കറിയ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അദ്ദേഹം ആദ്യം താമസിച്ചത് ഫലസ്‌തീനിൽ ആയിരുന്നു ഫലസ്തീൻ ബൈബിളിൽ കാനാൻ ദേശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ അവിടെ നിന്ന് കൊണ്ടാണ് യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കഥ കഥയുടെ Location ഒക്കെ ഫലസ്തീൻ ആണ് സൂറത്തുൽ യൂ സൂറത്തുൽ യൂസഫ് നമ്മള് വായിക്കുന്ന സന്ദർഭത്തിൽ ആദ്യം യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഏർ അദ്ദേഹത്തിന്റെ സഹോദരന്മാര് പോയി കിണറ്റിൽ ഇടുന്നു ആ സംഭവം അരങ്ങേറുന്നത് ഫലസ്തീനിൽ വെച്ച് കൊണ്ടാണ് പിന്നീട് നമുക്കറിയ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അദ്ദേഹം ഈജിപ്തിലെത്തുന്നു ഈജിപ്തിലെത്തിയതിന് ശേഷം അദ്ദേഹം അവിടത്തെ മന്ത്രി ആയിട്ട് മാറുന്നു ആ കഥയുടെ അവസാനത്തിൽ സൂറത്തുൽ യൂസഫിൽ ആ കഥയുടെ അവസാനത്തിൽ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും തന്റെ സഹോദരന്മാരെയും യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്‌തീനിൽ നിന്നും ഈജിപ്തിലേക്ക് ക്ഷണിക്കുന്നു ആ ക്ഷണം സ്വീകരിച്ച് കൊണ്ട് പിതാവും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ഈജിപ്തിലേക്ക് താമസം മാറുകയാണ് പിന്നീട് അവിടെ ഈജിപ്തിലാണ് താമസിക്കുന്നത് അതാണ് സൂറത്തുൽ യൂസഫിൽ നമ്മള് കാണുന്ന ചരിത്രം പിന്നീട് നമ്മള് അതിനു ശേഷം മൂസാ നബി അലൈഹി സ്വത്ത് വസ്സലാം ഈജിപ്തിൽ വരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ക്രൂരത അവസാനം ആ ക്രൂരതയിൽ നിന്നും രക്ഷപ്പെടുത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ കടന്ന് ചെങ്കടൽ കടന്ന് അവര് അവര് അഹ് മറുകരയിൽ എത്തിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്‌ഹാനഉ വതാല ആ ജനതയോട് അതായത് ആ കടല് കടന്ന് ജനതയോട് അള്ളാഹു സുബ്‌ഹാനഉ വതാല ആ പുണ്യ ഭൂമിയിൽ പ്രവേശിക്കാൻ ഏർ പ്രവേശിക്കാൻവേണ്ടി അള്ളാഹു സുബ്‌ഹാനഉ വതാല കല്പിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് നേരത്തെ പറഞ്ഞ ആയത്ത് വരുന്നത് സൂറത്തുൽ മാഇതയുടെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു അള്ളാഹു അള്ളാഹു നിങ്ങളോട് ആ വിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കാൻ വേണ്ടി കല്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ഈ ഒരു സൂറത്തുൽ മാഇത മനോഹരമാണ് ഈ ഒരു ഭാഗം നിങ്ങൾ വായിച്ച് നോക്കുക ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവരോട് ഇത് പറഞ്ഞ സന്ദർഭത്തിൽ അവര് പറഞ്ഞു അവിടെ ഉള്ള ആളുകളൊക്കെ ഭയങ്കര ശക്തന്മാരാണ് ഫലസ്‌തീൻ ഉള്ള ആളുകൾ അതുകൊണ്ട് അവര് മുഴുവനും ശക്തരായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പേടിയാണ് അവിടെ ഉള്ള ആളുകളൊക്കെ നീ തുരത്തി ഓടിക്കുകയാണെങ്കിൽ ഞാ ഞങ്ങൾ അവിടെ പ്രവേശിക്കാം

അവര് പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക കടല് പിളർന്ന ആ ദൃഷ്ടാന്തം നേർക്കു നേരെ കണ്ണു കൊണ്ട്‌ കണ്ടു വന്ന ഒരു സമൂഹമാണ് തങ്ങളുടെ ജീവി തങ്ങളുടെ ഒക്കെ ഇടയിൽ ജീവിചിരിക്കുന്ന ഒരു പ്രവാചകന്റെ മുഖത്തു നോക്കി ഒരു ധിക്കാരം പറയുന്നത് ഇത്രയേറെ ദുഷിച്ചൊരു ജനതയായിരുന്നു അത് അല്ലാഹ് ആ ഒരു സമൂ ആഹ് അത്രയും വരുന്ന ആ ജന സമൂഹത്തിൽ നിന്നും പതിനായിരക്കണക്കിന് വരുന്ന അനുയായികളിൽ നിന്നും വെറും രണ്ടേ രണ്ട്‍ പേര് മാത്രാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ പോകാൻ സന്നദ്ധമായത് അതും സൂറത്തുൽ മാഇതയുടെ ആഹ് ഭാഗത്ത് ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ അതിൽ അല്ലാഹുവിനെ ഭയക്കുന്ന രണ്ട് പേര് മാത്രം അതിന് സന്നദ്ധമാകുകയാണ് അല്ലാഹ് കഴിയുമെങ്കിൽ നിങ്ങള് ആ സൂറത്തുൽ മാഇതയുടെ ആ ഭാഗം നിങ്ങള് ഒന്ന് വായിച്ച് നോക്ക അവസാനം അള്ളാഹു സുബ്‌ഹാനഉ വതാല ആ ധിക്കാരത്തിന് അവർക്ക് ശിക്ഷ നൽകി അള്ളാഹു സുബ്‌ഹാനഉ വതാല പറഞ്ഞു നിങ്ങള് നാൽപ്പത് വർഷത്തേക്ക് നിങ്ങള് നിങ്ങൾക്ക് ഇനി അവിടത്തേക്ക് പ്രവേശന അനുമതി ഇല്ല അതായത് ഇനി ഇനി വരുന്ന നാപ്പത് വർഷം നിങ്ങക്ക് അവിടെ പ്രവേശിക്കാൻ അനുമതി ഇല്ല അള്ളാഹു അവരെ വിലക്കുകയാണ് ആ ജനത്തിന്റെ

അള്ളാഹു സുബ്‌ഹാനഉ വതാല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആശ്വസിപ്പിച്ച് കൊണ്ട് പറഞ്ഞു ധിക്കാരികളായ ജനങ്ങളുടെ പേരിൽ നീ ദുഃഖിക്കരുത് മൂസാ അല്ലാഹ് പിന്നീട് നാപ്പത് വർഷം പ്രവേശന അനുമതി ആഹ് ഇല്ലാതായതോട് കൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ നമ്മള് വായിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ ബഖറയിൽ വരുന്ന നിരവധി സംഭവങ്ങളുടെ Location യഥാർത്ഥത്തിൽ ഈ മരുഭൂമിയാണ്

എന്ന് തുടങ്ങുന്ന സുധീർഘമായിട്ടുള്ള ആയത്തുകൾ മൂസയോട് അവർ പറയുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവര് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു ഭക്ഷണം പോരാ ഞങ്ങൾക്ക് ചീരയും ഗോതമ്പും പയറും ഉള്ളിയും ഇതെല്ലാം കൃഷി ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം മുളപ്പി മുളപ്പിച്ച് തരാൻ വേണ്ടി നീ നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം അവര് പറയുന്നതെല്ലാം അതേ മരുഭൂമിയിൽ വെച്ചിട്ടാണ് അതേപോലെ തന്നെ പിന്നീട് വരുന്ന

അതിലുള്ള യുക്തി എന്താണെന്ന് വെച്ചാൽ ആ ഒരു Generation കഴിഞ്ഞു അടുത്ത Generation അടുത്ത തലമുറ വരെ വ തലമുറ വരാനുള്ള ആ ഒരു കാലഘട്ടം ആയിരിക്കണം ഒരു പക്ഷേ നാപ്പത് വർഷം അള്ളാഹു ഏതായിരുന്നാലും ആ ഒരു പ്രദേശത്ത് വെച്ചു കൊണ്ടാണ് ആ അലച്ചിൽനിടയിൽ തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നത് ആ ഒരു പുണ്യ ഭൂമിയിൽ പ്രവേശിക്കാൻ അദ്ദേഹം അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു അപ്പൊ നമുക്ക് ഒക്കെ അറിയാ നമ്മൾ ചില ആളുകൾ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരിക്കും മക്കയിൽ ഒന്ന് പോയി ഉംറ ചെയ്യ ഉംറ ചെയ്യ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യണം ന്നുള്ളത് ഒരു വലിയ അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും മരണം വരെ അതേ രൂപത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പ്രവേശിക്കാൻ പക്ഷേ ആ ജനതയുടെ ധിക്കാരം കാരണം അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അള്ളാഹു സുബ്‌ഹാനഉ വതാല വിലക്കുകയാണ് അവസാനം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്‌ഹാനഉ വതാലയോട് പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ ബൈത്തുൽ മുഖദ്ദിസിന്റെ അടുത്ത് വെച്ച് അതിലേക്ക് ഒരു കല്ല് എറിഞ്ഞാൽ എത്തുന്ന ദൂരത്തിൽ വെച്ചു കൊണ്ട് അള്ളാഹുവേ എന്നെ മരിപ്പിക്കണം എന്നാണ് അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസാനത്തെ പ്രാർത്ഥന അത് നമുക്ക് സ്വഹീഹുൽ മുസ്ലിമിൽ പ്രവാചകന്മാരുടെ സ്രേഷ്ഠത വിവരിക്കുന്ന എന്നറിയപ്പെടുന്ന ആ അധ്യായത്തിൽ ഈ ഒരു ഹദീസ് കാണാൻ സാധിക്കും അദ്ദേഹം അവസമായിട്ട് പ്രാർത്ഥിച്ചത് അതാണ് Masjid ഉൽ അക്സ കണ്ടുകൊണ്ട് എന്നെ നീ മരിപ്പിക്കണേ എന്ന് നബി സ്വല്ലള്ളാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞു വള്ളാഹി ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഖബർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പട്ട ആ Location ഞാൻ നിങ്ങൾക്ക് കാണി കൃത്യായിട്ട് കാണിച്ചു തരുമായിരുന്നു വഴിയോരത്തുള്ള ഒരു ചുമന്ന മണൽ കുന്നിന്റെ അടുത്താണ് മൂസയുടെ ഖബർ എന്ന് നബി സ്വല്ലള്ളാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അള്ളാഹ് അതേ സന്ദർഭത്തിൽ നമ്മള് ബൈബിൾ വായിക്കുന്ന സന്ദർഭത്തിൽ ബൈബിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവര് എന്താണ് അതിനെ സംബന്ധിച്ച് മനസിലാക്കുന്നത് കൂടെ നമ്മള് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ബൈബിളിലിൽ ആവർത്തന പുസ്തകത്തിൽ മുപ്പതിനാലാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള വചനത്തിൽ ഈ സംഭവം ഇതേ രൂപത്തിൽ കാണാൻ സാധിക്കും അള്ളാഹ് അവിടെ എഴുതപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ മോവ്വാപ് ദേശത്തെ നെബോ മലയുടെ മുകളിൽ വെച്ച് മോശ മരിക്കുന്നു ആ ഏർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്ന മലയുടെ പേരായിട്ട് അവിടെ പറയുന്നത് നെബോ എന്നാണ് ആ സന്ദർഭത്തിൽ അവന് നൂറ്റി ഇരുപത് വയസായിരുന്നു ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ബൈബിളിൽ എഴുതപ്പെട്ടത് നിങ്ങൾ നോക്ക അദ്ദേഹം അവസാനമായിട്ട് പ്രാർത്ഥിച്ചു യഹോവേ അതായത് അള്ളാഹുവേ അടിയൻ ആ നല്ല ദേശം കണ്ടുകൊണ്ട് നല്ല ദേശം അവസമായിട്ട് ഒന്ന് കണ്ടു കൊള്ളട്ടെ അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസാനത്തെ ആഗ്രഹം എന്നിട്ട് ശേഷം മലയുടെ മുകളിൽ കയറി ആ ദേശം അദ്ദേഹം കണ്ടു അള്ളാഹ്

കടന്ന് ചേർന്ന് അത് വികലമായി എന്നാണ് നമ്മൾ പറയുന്നത് അതിന് ഏറ്റവും നല്ല തെളിവാണ് ഇതേ ഭാഗം ഇതേ ഭാഗം ഇതേ portion നമ്മള് ഒ ഒരൽപ്പം കൂടെ അടിയിലേക്ക് വായിച്ചാൽ അതായതു ആർ ആവർത്തന പുസ്തകത്തിൽ മുപ്പതിനാലാമത്തെ അധ്യായത്തിലെ അഞ്ചും ആറും വചനങ്ങളിൽ അവര് പറയ് എഴുതപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ യഹോവയുടെ ദാസനായ മോശയെ മോവ്വാപ് ദേശത്ത് വെച്ച് മരണ മരണപ്പെട്ടു എങ്കിലും ഇന്ന് വരെയും അവന്റെ ശവകുഴിയുടെ സ്ഥലം ഒരാളും അറിയില്ല അള്ളാഹ് നിങ്ങൾ ചിന്തിച്ച് നോക്ക അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്

അവതരിപ്പിക്കപ്പെട്ട വേദ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് എഴുതപ്പെട നിങ്ങൾ ചിന്തിച്ച് നോക്ക തീർച്ചയായിട്ടും അത് പിന്നീട് എഴുതി ചേർത്തതാണ് വളരെ കൃത്യമാണ് അത് ഇനി നേർക്കുനേരെ നമ്മള് എടുത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹ് അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബർ ഇന്നുവരെ ആർക്കും അറിയില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത് പക്ഷേ അതേ സന്ദർഭത്തിൽ നബി സ്വല്ലള്ളാഹു അലൈഹി വസല്ലം പറയുന്നത് എനിക്ക് അറിയാം ന്നുള്ളതാണ് ആഹ് സ്ഥലം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യായിട്ട് കാണിച്ചു തരുമായിരുന്നു എന്നുള്ളതാണ് നബി സ്വല്ലള്ളാഹു അലൈഹി വസല്ലം പറയുന്നത് കാരണം

ചുരുളഴിക്കുന്നത് പിന്നീട് അദ്ദേഹ അവരുടെ എല്ലാം ശേഷം അവരുടെ പിൻഗാമിയായിട്ട് വന്ന നബി സ്വല്ലള്ളാഹു അലൈഹി വസല്ലമയിലൂടെയും അദ്ദേഹത്തിന് അവതരിക്കപ്പെട്ട അ അന്തിമ വേദ ഗ്രന്ഥത്തിലൂടെയാണ് പല സംഭവങ്ങളും ലോകം അറിയുന്നത് അള്ളാഹ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ജൂതന്മാര് അവിടെ റോമ അവിടെ ഉണ്ടായിരുന്ന roman ഭരണാധികാരിയെ സ്വാധീനിച്ച് അവരെ അദ്ദേഹത്തെ കുരിശിലേറ്റി എന്താണ് സംഭവിച്ചത് ആഹ് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നോ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ചിത്രം ലോകത്തിൽ ഒരാൾക്കും അറിയില്ലായിരുന്നു ഏർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മരണപ്പെട്ടതിനു പിറ്റേ ദിവസം ശിഷ്യന്മാർക്ക് ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടെല്ലാം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് അവിടെ സംഭവിച്ചത് എന്താണെന്ന് പിന്നീട് ലോകത്തോട് വിളിച്ച് പറഞ്ഞത് അതിനു ശേഷം വന്ന പരിശുദ്ധ ഖുറാൻ ആണ് അള്ളാഹ് പരിശുദ്ധ ഖുറാനിൽ നൂ നാലാമത്തെ അധ്യായം സൂറത്തുൽ നിസാഇന്റെ നൂറ്റി അമ്പത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്‌ഹാനഉ വതാല കൃത്യമായിട്ട്

അള്ളാഹു സുബ്‌ഹാനഉ വതാല അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ വധിച്ചിട്ടില്ലന്ന് പറഞ്ഞു കൊണ്ടാണ് അള്ളാഹു സുബ്‌ഹാനഉ വതാല ആയത്ത് അവസാനിപ്പിക്കുന്നത് അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മുറിച്ചു കടന്ന സന്ദർഭത്തിൽ ഫിർഔൻ കടലിൽ അകപ്പെട്ടു എന്ന് നമുക്കറിയാം പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്ന് ഒരാൾക്കും അറിയില്ല കടലിൽ അകപ്പെട്ട ശേഷം ഉള്ള പിന്നീടുള്ള സംഭവങ്ങളെല്ലാം അത് അതേ രൂപത്തിൽ ഫിർഔന്റെ അന്ത്യ നിമിഷങ്ങൾ ഒപ്പി എടുത്ത് അവതരിപ്പിക്കുന്നത്

ഭൃത്യനായ യൂഷ അലൈഹി സ്വലാത്തു വസ്സലാം യൂഷ ഇബിനു നൂൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആ പ്രവാചകനാണ് പിന്നീട് കടന്നു വരുന്നത് ആരാണ് യൂഷ നമുക്കറിയാ സൂറത്തുൽ കഹ്ഫ് നമ്മള് വായിക്കുന്ന സന്ദർഭത്തിൽ ഹിള്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിള്ർ നബിയുടെ അടുത്തേക്ക് താ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ കൂടെ ഒരു ഭൃത്യൻ സഞ്ചരിക്കുന്നതായിട്ട് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിൽ അറുപതാമത്തെ വചനത്തിൽ മൂസാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭൃത്യനോട് പറഞ്ഞ സന്ദർഭം ഭൃത്യൻ ആരാണ് എന്ന് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നില്ല പക്ഷേ അതേ സന്ദർഭത്തിൽ അതേ സംഭവത്തെ വിവരിക്കുന്ന സ്വഹീഹുൽ മുസ്ലിമിൽ ഉള്ള സുധീർഘമായിട്ടുള്ള ഹദീസ് സഈദ് ഇബിനു ജുബൈർ റളിയള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും യൂഷ ഇബിനു നൂൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ പോയ ആ ഭൃത്യൻ അത് യൂഷ ഇബിനു നൂൻ ആണെന്ന് സ്വഹീഹുൽ മുസ്ലിമിൽ ഉള്ള ഹദീസിൽ കാണാൻ സാധിക്കും യൂഷ ഇബിനു നൂൻ അദ്ദേഹം റളിയള്ളാ ഏർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സൈന്യവുമായിട്ട് Masjid ഉൽ അക്സ കീഴടക്കാൻ പോവുന്നു അപ്പൊ അദ്ദേഹം പോയത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പൊ വെള്ളിയാഴ്ച ദിവസം യുദ്ധം അവർക്ക് എല്ലാ അർത്ഥത്തിലും അനുകൂലമായിരുന്നു പക്ഷേ സൂര്യൻ അസ്തമിക്കാനുള്ള സമയായി അപ്പൊ അസ്തമിച്ച് കഴിഞ്ഞാൽ സൂ അവര് യുദ്ധം നിർത്തണം കാരണം എന്താന്ന് വെച്ചാൽ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ശനിയാഴ്ചയാണ് ശനി എന്നുള്ളത് ബനൂ ഇസ്രായേൽനെ സംബന്ധിച്ചടുത്തോളം ദിനാണ് അപ്പൊ അവരുടെ പ്രകാരം ശനിയാഴ്ച യുദ്ധം പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ആ യുദ്ധം തീരണമെന്ന് അദ്ദേഹം അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടി അദ്ദേഹം സൂര്യനെ നോക്കി കൊണ്ട് അദ്ദേഹം പറഞ്ഞു കൃത്യായിട്ട് നിങ്ങൾ മനസിലാക്കണം സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെടുന്ന സംഭവാണത് കൃത്യായിട്ട് സ്വഹീഹായിട്ടുള്ള ഹദീസ് ആണ് പറയുന്നത് അദ്ദേഹം സൂര്യനെ നോക്കി കൊണ്ട് പറഞ്ഞു നെ അള്ളാഹുവിനാൽ കൽപിക്കപ്പെട്ടവനാണ്

ദിവസങ്ങളോളം സൂര്യൻ അസ്തമിക്കാതെ നിൽക്കാണ് അള്ളാഹ് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊണ്ടാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ പോലും അള്ളാഹു നമുക്ക് അനുകൂലാക്കി തരും എന്നുള്ളതാണ് അതേ സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന കഥയും അത് തന്നെയാണ് നമുക്കറിയാ ഒരു പറ്റം യുവാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ച് നിൽക്കാൻ ഏർ ഉറച്ച് നിലകൊള്ളാൻ തീരുമാനിച്ച ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് അള്ളാഹു സുബ്‌ഹാനഉ വതാല സമയത്തെ തടഞ്ഞു കൊണ്ടാണ് അള്ളാഹു സുബ്‌ഹാനഉ വതാല അവരെ സഹായിച്ചത് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നില കൊണ്ടാൽ അള്ളാഹു സൃഷ്ടികളെ നമ്മുടെ വരിതിയിലേക്ക് തരും എന്നുള്ളതാണ് സുബ്ഹാനള്ളാഹ് ഈ യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം ബൈബിളും അതേ രൂപത്തിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും യൂശുവയുടെ പുസ്തകത്തിൽ പത്താം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വചനത്തിൽ

അപ്പൊ അവര് Masjid ഉൽ അക്സ കീഴടക്കുന്നു പിന്നീട് അവര് കീഴടക്കിയതിന് ശേഷം വീണ്ടും അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും വൃതിചലിക്കാണ് അവര് വീണ്ടും weak ആവ ഏർ വൃതിചലിച്ച് പോയതോട് കൂടെ

താലൂത്തിനെ കീഴടക്കാൻ വേണ്ടി അള്ളാഹു സുബ്‌ഹാന വാതല മറ്റൊരു ആളെ ത്വാലൂത്തിനെ അവരിലേക്ക് അയക്കുകയാണ് ഈ ത്വാലൂത്തും ജാലൂത്തും തമ്മിൽ യുദ്ധം നടക്കുകയാണ് സൂറത്തുൽ ബഖറയുടെ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് മുതലുള്ള വചനങ്ങളിൽ ഈ സംഭവം കൃത്യായിട്ട് കാണാൻ സാധിക്കും ത്വാലൂത്തും ജാലൂത്തും തമ്മിൽ ഏറ്റ് മുട്ടുന്നു അവസാനം ഈ ത്വാലൂത്തിന്റെ സൈന്യം അവര് Masjid ഉൽ അക്സ തിരിച്ചു പിടിക്കുകയാണ് ഈ ത്വാലൂത്തിന്റെ സൈന്യത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ദാവീദ് അല്ലങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു ആഹ് സന്ദർഭത്തിൽ പിന്നീട് ത്വാലൂത്തിന്റെ മരണ ശേഷം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രദേശത്തിന്റെ രാജാവായിട്ട് മാറുകയാണ് ബനൂ ഇസ്രായേൽന്റെ ചരിത്രത്തിൽ ഏറ്റവും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം കൂടെയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭരണ കാലം അദ്ദേഹത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനായ സുലൈമാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ് അപ്പൊ ഫലസ്‌തീൻ ന്റെ ചരിത്രത്തിൽ ജൂതരുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അവിടെ ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു ഹൈക്കൽ temple mount വിളിക്കപ്പെടുന്ന ആഹ് ഒരു ഹൈക്കൽ അല്ലെങ്കിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു എന്നുള്ളതാണ് ജൂതന്മാര് വിശ്വസിക്കുന്നത് അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒര് കേന്ദ്രമായിട്ടും അവര് ഗണിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ജൂതന്മാര് അവിടെ സന്ദർശിക്കാനുള്ള കാരണം അതാണ് അവരുടെ ആ പ്രദേശവുമായിട്ടുള്ള ബന്ധം ആ സുലൈമാൻ നബി അല്ലങ്കിൽ സോളമൻ നിർമിച്ച ആ മന്ദിരം ആണ് അവരുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലായിട്ട് അവര് കൽപ്പിക്കുന്നത് അപ്പൊ ഇന്നുള്ള hello നമുക്കിന്ന് കേരള police act രണ്ടായിരത്തി പതിനൊന്ന് അതിനെ കുറിച്ച് സംസാരിക്കാം അയില് section ഒന്നില് പറയണത് ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും

സേവനായി ഭാഗം എന്ന നിലയിൽ ക്രമസമാധാനവും സുരക്ഷയും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും സംരക്ഷണവും ഉറപ്പുവരുത്തി നിയമപ്രകാരം എല്ലാ വ്യക്തികൾക്കും ലഭ്യമാവുന്ന സ്വാതന്ത്രങ്ങളും അവകാശങ്ങളും അവർ അനുഭവിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനായി police നിയമാനുസൃതം പ്രയത്നിക്കേണ്ടതാണ് അടുത്തത് section നാല് section നാലിൽ പറയണത് police ന്റെ ചുമതലകളാണ് ഈ act ന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി police ഉദ്യോഗസ്ഥർ താഴെ പറയുന്ന ചുമതലകൾ നിര്വഹിക്കേണ്ടതാണ് പക്ഷാഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക എല്ലാ ആളുകളുടെയും ജീവൻ സ്വാതന്ത്ര്യം സ്വ ത്ത് മനുഷ്യാവകാശങ്ങൾ അന്തസ്സ് എന്നിവ നിയമമനുസൃതം സൂക്ഷിക്കുക മൂന്നാമത്തേത് രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷ കാത്തു സൂക്ഷിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ വർഗീയ ആക്രമം ആഭ്യന്തര കലാപം മുതലായവക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുക പൊതു സുരക്ഷാ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കാത്തു സൂക്ഷിക്കുകയും പൊതു സമാധാനം നിലനിർത്തുകയും ചെയ്യുക അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുക road കൾ railway പാലങ്ങൾ മർമ്മപ്രധാനമായ പ്രതിഷ്ഠാ വനങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പടെ എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കുക നിയമപരമായി അധികാരങ്ങൾ പരമാവധി ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തടയുകയും കുറച്ചുകൊണ്ടുവരുകയും ചെയ്യുക കുറ്റകൃത്യങ്ങൾ കുറച്ച് കൊണ്ടുവരുകയും ചെയ്യുക എല്ലാ പൊതുസ്ഥലങ്ങളിലും traffic നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക കുറ്റകൃത്യങ്ങളുമായി പരിണമിച്ചേക്കാവുന്ന സംഭവങ്ങൾ തടയുക പ്രകൃതി ദത്തമോ അല്ലാത്തതോ ആയ ദുരന്തമോ അത്യാഹിതമോ അപകടമോ ഉണ്ടാകുമ്പോൾ അടിയന്തരമാ മായി ഇടപാ ഇടപെടുകയും ക്ലേശമനുഭവിക്കുന്ന ആളുകൾക്ക് ഉചിതമായ എല്ലാ സഹായവും നൽകുക police ന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാഷ്ടത്തിന്റെ സുരക്ഷക്കും സഹായകരമായ വിവരങ്ങൾ സം സമാഹരിക്കുകയും പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ വ്യാപനം നടത്തുകയും ചെയ്യുക custody യിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പു വരുത്തുക ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങളുടെയും മേലുദ്യോഗസ്ഥരുടെയും നിയമാനുസൃതമായ എല്ലാ ഉത്തരവുകളും അനുസരിക്കുകയും നിയമാനുസൃതമായി നടപ്പിലാക്കുകയും ചെയ്യുക police സേനയുടെ ആന്തരിക അച്ചടക്കം പാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുക ജനങ്ങൾക്കിടയിൽ പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക പൊതു സ്ഥലങ്ങളിലോ തെരുവിലോ നിസ്സഹായരായവരോ നിലാരംബരായ കാണപ്പെടുന്ന ആളുകളെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്ന പൗരന്മാരുടെയും കഴിവുകൾ വ്യത്യസ്തതയുള്ള ളുടെയും ചുമതല ഏറ്റെടുത്ത് അവരുടെ സുരക്ഷിതത്വം ഉറപ്പു വരുത്തുക അടുത്തത് തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമ ത്താൽ ചു ചുമതലപ്പെടുത്തിയിരിക്കുന്നു കർത്തവ്യങ്ങൾ പാലിക്കുക സർക്കാർ കാലാകാലങ്ങളിൽ നിയമ സ്ത്രിതമേൽപ്പിച്ചു കൊടുക്കുന്ന മറ്റു ചുമതലകൾ നിർവഹിക്കുക ഇത് കേരള സ കേരളാ police act ലെ section നാല് അതായത് police ന്റെ കർത്തവ്യങ്ങൾ കുറിച്ചാണിപ്പോ നമ്മൾ ഏർ police ന്റെ ചുമതലകളെ കുറിച്ചിട്ടാണ് പറഞ്ഞ് വരുന്നത് അടുത്തത് section ഏഴ് section ഏഴിൽ പറഞ്ഞത് കാര്യക്ഷമമായ police സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശത്തെയാണ് section ഏഴിൽ പറയുന്നത് അതായത് എല്ലാ വ്യക്തികൾക്കും police station ൽ നിന്ന് കാര്യക്ഷമമായ police സേവനത്തിന് അവകാശമുണ്ടായിരിക്കുന്നതാണ് അടുത്തത് section എട്ട് police station ൽ പൊതു ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ അതിലൊന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ന്യായമായ പ്രയോഗിതക്ക് വിധേയമായി police station ൽ നിന്ന് നിയമാനുസൃത സേവനം ലഭിക്കുന്നതിനും ഏത് സമയത്തും ഏത് police station ലും സമാധാനപൂർവ്വം പ്രവേശിപ്പി ക്കുന്നതിനും സ്വകാര്യ സ്വീകരിക്കപ്പെടുന്നതിനും അവകാശമുണ്ടായിരിക്കുന്നതാണ് പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും നിയം ന്യായമായ നിയന്ത്രണങ്ങൾക് വിധേയമായി police station ന്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥനെ കാണുന്നതിന് അവകാശം ഉണ്ടായിരിക്കുന്നതിനാണ് മൂന്നാമത്തെ സ്ത്രീകൾക് വനിതാ police ന്റെ സാന്നിധ്യത്തിൽ കാര്യക്ഷമതയോടെ പരാതി നൽകുവാനുള്ള സൗകര്യം police station ൽ ഉണ്ടായിരിക്കുന്നതാണ് പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും അയാൾ നൽകിയ പരാതിയെ സംബന്ധിച്ച് കൈപ്പറ്റിയ രസീത് ലഭിക്കുവാനും പരാതി സംബന്ധിച്ചുള്ള police നടപടിയോ അന്വേഷണത്തിന്റെയോ അവസ്ഥ അറിയുവാനും അവകാശമുണ്ടായിരിക്കേണ്ടതാണ് അതിൽ അഞ്ചാമത്തെ പറയുന്നത് പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും അയാൾ police station ൽ വാക്കാലോ രേഖാമൂലമോ നൽകിയ ഏതൊരു പരാധിയുടെയും ചുരുക്കം police station register ൽ തത്സമയം രേഖപ്പെടുത്തുന്നതിനുള്ള അവകാശമുണ്ട് അലാറാമത്തെ police station ൽ പൊതുജനങ്ങൾക്കുള്ളകവകാശങ്ങളിൽ ആറാമത്തെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി police station ൽ custody യിൽ ഉണ്ടോ എന്ന് അറിയുവാൻ ഏതൊരു പൗരനും അവകാശമുണ്ടായിരിക്കുന്നതാണ് പിന്നെ അടുത്തത് Section പതിനാല് അത് police സേനയുടെ പൊതുവായ ഘടനയെ കുറിച്ചാണ് പറയുന്നത് കേരള സംസ്ഥാനത്തിന് കേരള police എന്ന പേരിൽ ഒരു ഏകീകൃത police സേനയുണ്ട് അതിനെ കാലാകാലങ്ങളിൽ ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനക്ഷമതാ പരമായോ ആയ ഏതെങ്കിലും സൗകര്യത്തിന്റെയോ പ്രത്യേക ഉദ്ദേശത്തിന്റെയോ അടിസ്ഥാനത്തിൽ വിവിധ unit കളായോ branch കളായോ സർക്കാരിന് തീരുമാനിച്ച് വിഭജിക്കാവുന്നതാണ് രണ്ട് കേരള police സേനയിൽ director general of police and state police chief നേക്കാൾ ഉയർന്ന ഒരു പദവിയില്ല എന്നതിന് വിധേയമായി സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന വിവിധ പദവികൾ ഉള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താവുന്നതും ആ പദവികൾ ആരോഹണ ക്രമത്തിൽ താതാഴെ പറയുന്ന പ്രകാരം ആയിരിക്കാവുന്നതുമാണ് police constable police head constable assistant sub inspector of police sub inspector of police inspector of police deputy superintendent of police, superintendent of police, deputy inspector general of police, inspector general of police, additional director general of police, director general of police

പ്രത്യേകമായതോ ആയ ഉത്തരവിലൂടെ കേരള police ലോ മറ്റു സംസ്ഥാനങ്ങളിലോ കേന്ദ്ര സർക്കാരിലോ നിലവിലുള്ള ഏതൊരു police പദവിയേയും വ്യക്തമാക്കാനുപയോഗിക്കുന്ന മറ്റേതെങ്കിലും പദ പ്രയോഗങ്ങൾ മേൽ പറഞ്ഞ പദവികളിൽ ഏതെങ്കിലുമൊന്നിന് തുല്യമെന്ന് കരുത്തപ്പെടാവുന്നതാണെന്ന് നിർദ്ദേശിക്കാവുന്നതാണ് കേരള police സേനയിൽ അടങ്ങിയിരിക്കുന്ന യാതൊന്നും തന്നെ പുതിയൊരു പദവി സൃഷ്ടിക്കുന്നതിനോ അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പദവിക്ക് പുതിയൊരു ഉദ്യോഗസ്ഥ പേര് നൽകുന്നതിനോ ഉള്ള സർക്കാരിന്റെ അധികാരത്തെ ബാധിക്കുന്നില്ല അടുത്ത section ഇരുപത്തൊന്ന് section ഇരുപത്തൊന്നിൽ പറയുന്നത് പ്രത്യേക wing ഉകൾ unit ഉകൾ branch കൾ squad കൾ സർക്കാരിന് പൊതുവായതോ പ്രത്യേകമായതോ ആയ ഉത്തരവ് വഴി സംസ്ഥാന police മേധാവിയെയോ police ചുമതല നിർവഹിക്കുന്ന മറ്റുള്ളവരെയോ ജില്ലാ police മേധാവിയെയോ പൊതുവായി police നേയോ അവരുടെ ചുമതല കാലിലും കർത്തവ്യങ്ങളിലും സഹായിക്കുന്നതിന് സർക്കാർ

അധികാരിത ആന്തരികമോ ബാഹ്യമോ ആയ മേൽനോട്ട ഘടന എന്നിവയോടു കൂടിയ ഏതെങ്കിലും in special unit specialised branch അല്ലെങ്കിൽ special squad മുതലായ വ രൂപീകരിക്കാവുന്നതും നിലനിർത്താവുന്നതും മാണ് മറ്റു സാങ്കേതികൾക്കൊപ്പം സർക്കാരിന് ആവശ്യമായി ക്കാവുന്ന താഴെ പറയുന്ന സങ്കതികൾക്കായി unit കൾ രൂപീകരിക്കുകയോ അവക്കായി പ്ര ത്യേക ക്രമീകരണങ്ങൾ നടത്തുകയോ ചെയ്യാവുന്നതാണ് railway യിലെ police സേവനം traffic നിയന്ത്രണം police station ഉകളിൽ പ്രതികളെ യോ ഒത്തൊതർപ്പത്തിന് ഇടയായവരോ ആയി എത്തുന്ന കുട്ടികളുടെ പ്രത്യേക സുരക്ഷക്കായി juvenile police unit വിരലടയാളം photography തെങ്കിലും digital അഥവാ biometric technic